ഹലോ നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാട്ടിറച്ചി ബിരിയാണി ആണ്. അതിന് വേണ്ട ingredients പെട്ടെന്ന് വേവുന്ന മാട്ടിറച്ചി അഞ്ഞൂറ് gram. ബിരിയാണി അരി അഞ്ഞൂറ് gram. നെയ്യ് മുന്നൂറ്റി അയ്ൻപത് gram സവാള ഒരു kilogram. പച്ചമുളക് എട്ട് എണ്ണം. വെളുത്തുള്ളി എട്ട് അല്ലി.

വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ. അണ്ടിപ്പരിപ്പ് അയ്ൻപത് gram. ഉണക്ക മുന്തിരി അയ്ൻപത് gram.

ഒന്നര ടീസ്പൂൺ. തേങ്ങ അരച്ചത് ഒന്നര കപ്പ്. ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ. ഏലക്ക മൂന്നെണ്ണം. ഗ്രാമ്പൂ നാല് എണ്ണം. കറുവാപ്പട്ട നാല് എണ്ണം.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 ഇത് പാകം ചെയ്യുന്ന വിധം മാട്ടിറച്ചി വലിയ കഷ്ണണങ്ങളാക്കി നുറുക്കി കഴുകി വെക്കുക. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ജാതിപത്രി ഇവ വെവ്വേറെ ചതച്ചെടുക്കുക. തൈരും ചതച്ചെടുത്ത ചേരുവകളും മല്ലിപ്പൊടിയും മഞ്ഞളും വിനാഗിരിയും ചേർത്തിളക്കി നന്നായി യോജിപ്പിച്ച് മയത്തിൽ വേവിക്കുക. തിളച്ച വെള്ളത്തിൽ ഒരു tea spoon മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങാനീരും പാകത്തിന് ഉപ്പും ചേർത്ത് അരി കഴുകി അതിലിട്ട് പകുതി വേവാകുമ്പോൾ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 ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തുകോരി വെക്കുക. പിന്നീട് അരിഞ്ഞ സവാള ആ എണ്ണയിലിട്ട് നന്നായി വഴറ്റി സവാള ചുവന്നുവരുമ്പോൾ കോരി എടുക്കുക. ചുവടുകട്ടിയുള്ള പാത്രമാണ് പാകം ചെയ്യാനായി ഉപയോഗിക്കേണ്ടത്. ചെറുനാരങ്ങ പാ ചെറുനാരങ്ങ എടുത്ത് പാത്രത്തിൽ നെയ്യ് പുരട്ടി വെന്ത ഇറച്ചി കുടഞ്ഞിട്ട് നിരത്തി വെക്കുക. ഇറച്ചിയിൽ അവിശേഷിക്കുന്ന ചാറും ഇതോടൊപ്പം ഒഴിക്കണം.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 നിരത്തി അതിനു മുകളിൽ മൂപ്പിച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയിലയും കുറേശ്ശെ ഇട്ട് അല്പം നെയ്യ് നെയ്യ് എടുക്കുക. നെയ്യ് എടുക്കുക. ഇങ്ങനെ ചോറും നെയ്യിൽ മൂപ്പിച്ച സവാള, മുന്തിരിങ്ങയും തുടങ്ങിയവയും അടു അടുക്കുകളായി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 നനഞ്ഞ തോർത്ത് മുകളിലിട്ട് അടപ്പുകൊണ്ട് മൂടി വെക്കുക. ആവി പോകാതെ മൈദ കുഴച്ച് അടപ്പും പാത്രവും ചേർത്ത് ഒട്ടിച്ചുവെക്കണം. പിന്നീട് പാത്രം അടുപ്പിൽ വെച്ച് അടിയിലും മുകളിലും തീക്കനൽ ഇട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇറക്കി വെച്ച്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 ഇത് കാണുന്ന എല്ലാവരും try ചെയ്യണം. മാട്ടിറച്ചി ബിരിയാണി ഉണ്ടാക്കാൻ easy യാണ്. ഇത് ഞാൻ ഒരുപാടു പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് ഭയങ്കര taste ആണ്. നമ്മുടെ മാട്ടിറച്ചി ബിരിയാണി ഇത്രയേ ഉള്ളൂ. കുറച്ചു ingredients മതി. നമ്മുടെ വീട്ടിൽ ഉള്ളതു തന്നെയായിരിക്കും. നമുക്ക് കുറച്ച് വാങ്ങിയാൽ മതി.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

നമ്മുടെ മാട്ടിറച്ചി കിട്ടിയാൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് വീട്ടിൽ ഉള്ളവർക്ക് കൊടുത്ത് അവരുടെ അഭിപ്രായം നോക്കണം. നല്ല അഭിപ്രായം ആയിരിക്കും. ഞാൻ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല അഭിപ്രായമായിരിക്കും. മാട്ടിറച്ചി ബിരിയാണി ഇത്രയേ ഉള്ളൂ.

അഭിപ്രായം പറയണം. easy ആണ് മാട്ടിറച്ചി ബിരിയാണി. ഇത്രയേ ഉള്ളൂ തയ്യാറാക്കാൻ. പണി ഒന്നുമില്ല. എല്ലാവരും

സൽമാൻ

ഞാൻ ഇവിടെ ഉണ്ട് നാട്ടില്ണ്ട് നീ എവിടെ ഞാനിവിടെ പുറത്താ നീ എന്താ ഇപ്പൊ ചെയ്യുന്നേ plus two ഒക്കെ കഴിഞ്ഞിട്ട് plus two കഴിഞ്ഞു വെറുതെ ഇരിക്കാ result നു വേണ്ടി wait ചെയ്യാണ് എല്ലാരും അതുതന്നെയാണ് result നു വേണ്ടി കാത്തിരിക്കുവാണ് നിൻ്റെ പരിപാടി എന്തായിന് ഇനി എന്താ plus two കഴിഞ്ഞു ആ result വരുന്നതിൻ്റെ മുമ്പ് എന്തേലും course നു ചേരുവാണ് ഞമ്മളെ commerce കഴിഞ്ഞാ പിന്നെ CACMAACCA അങ്ങനെ പലതരം course കൾ ഉണ്ട് വേറെ ഏതൊക്കെ വേറെ കുറെ course കളുണ്ട് പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റിറ്റ് തന്നെയാ അറിയുക നീ ഏത് course നാ പോകുന്നെ ഞാൻ തീരുമാനിച്ചിട്ടൊന്നും ഇല്ല ഇതിലേതിലും ഒരു course എടുത്തു പേടിക്കണം ന്നാ തീരുമാനിച്ചിരിക്കുന്നത്

ഈ CACMAACCA

നിനക്ക് അടിപൊളി കോളേ അടിപൊളി institute ന്നു പറയുന്നതേ പ്രൊഫിൻസ് ആണ് ന്നു തോന്നുന്നു പെരിന്തൽമണ്ണ ഏർ പ്രൊഫിൻസ്ഓ

ഇല്ല ഇല്ല ഞാനിതുവരെ കേട്ടിട്ടില്ല ആഹ് ഇവിടെ ഉണ്ട് പെരിന്തൽമണ്ണ ഉണ്ട് കൊറേ institute കളുണ്ട് CMA ഒക്കെ ക്ഷേ പഠിക്കണം ഇരുന്നു പഠിക്കണം ഇരുന്നു പഠിച്ചാൽ കാര്യാണ് ഇനി college college ഒക്കെ നോക്കുന്നുണ്ടോ നീ college ക്കു പോകാൻ തീരുമാനിച്ചിട്ടില്ല നീ അതായിരിക്കും അല്ലെ plan college ലേക്ക് ഞാൻ ചിലപ്പോ college ക്കു പോകാൻ distance ആയി degree എടുത്ത പോരെ അതെ നല്ല തീരുമാനം തന്നെയാണ്

values degree ൻ്റെ certificate നാ degree ക്കു പോകാ ന്നു പറഞ്ഞാൽ degree ടെ certificate നു വേണ്ടീട്ടല്ലേ

നല്ല തീരുമാനം നമുക്കെന്നാ ഒരു ഒര് college ലോ എന്തിലേലും പോയി പഠിക്കാം ആഹ് ഒരേ institute ൽ പോയി പഠിക്കാ ല്ലേ

ന്നാപ്പിന്നെ എന്തിനും ഏതിനും ഒരാളുണ്ടാവുമല്ലോ ണ്ടാവും ണ്ടാവും എഡോ എനിക്ക് school life miss ചെയ്യുന്നു നമ്മളെ plus one ഉം school life miss ചെയ്യുന്നുണ്ട് അല്ലെ നമ്മളെ class ഉം commerce class ഉം friends ഉം നീറ്റു യൂസഫ് അലി sir എ ജോസ് sir യങ്ങനെ എന്തൊക്കെ

ഇനി തിരിച്ചൊരു വരവില്ല ഇല്ല ഇല്ല വാസ്തവം അത് യമ്മാതിരി അടിപൊളി class നല്ല vibe sports arts അങ്ങനെ എന്തൊക്കെ programs ഉം tour ഉം ആൻ നമ്മളെ എത്ര പേർക്കാ line ഐശ് അത് മുണ്ടണ്ട നീ എനിക്ക് പിന്നെ നീ ഇനി എന്തിനു അങ്ങനെ എന്തൊക്കെ പൊരിഞ്ഞേങാണ്ട് എത്ര പേര് അതെ നമ്മളെ class ലെ അൻസില് അൻസിൽ അങ്ങനെ പിന്നെ എത്ര പേര് നമ്മുടെ സൗഹൃദം ഒരു രസം തന്നെ ഏന് അല്ലെ ഇനി ഒരിക്കലും ഉണ്ടാവില്ല ഇന്ഷാ അള്ളാ അനക്ക് എല്ലാരിക്കും കൂടണം MES ലെ commerce batch ന്നു പറഞ്ഞാ എല്ലാ sir മാർക്കും ഒരു അല്ലെ

നമ്മള് ചെന്നാൽ അടിപൊളി

sir നേം എല്ലാരേയും വിളിച്ചു നമ്മക്ക് ഒന്നുകൂടി കൂടണം ഞമ്മക്ക് meet ചെയ്യണം എന്തായാലും ഒരു meet up തന്നെ വെക്കാം girls നെയും boys നെ ഒക്കെ അതെ അതെ എന്തായാലും നമ്മളെ അടിപൊളി class c two class ഇമ്മാതിരി ഉഷാർ ആയനു പഠിപ്പിക്കാൻ teacher മാറ് sir മാർ സാബിറ teacher റസാഖ് sir റസാഖ് sir ഉം റസാഖ് sir ൻ്റെ english ഉം എൻ്റെ fan ഏനു റസാഖ് sir അതെ റസാഖ് sir അല്ലെ പിന്നെ ജോസ് sir ഐസക് sir യൂസഫ് അലി sir എല്ലാവരും ഒരിക്കലും കിട്ടൂല ആ life

higher secondary വേറെ vibe higher secondary ഞമ്മളെന്നെ main c two class നു മാത്രേ ഒത്തൊരുമയുണ്ടായിന് ആയിന് അല്ലെ നല്ല ഒത്തൊരുമയും എല്ലാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയം ഉണ്ടായിരുന്ന കൊണ്ട് class ലങ്ങു നല്ല vibe നിൻ്റെ best friends ആരൊക്കെ ആയിനു ൻ്റെ best friends പറഞ്ഞാ ഏർ അപർണ അപർണ നിൻ്റെ bestie യാ അതെയതെ അപർണ്ണയും ഞാനും നല്ല friendship ഉണ്ടായിരുന്നു

വേറെ എന്നിട്ട് അഭിഷക്ക് എന്തോ അസൂയോ എന്തെക്കൊയോ ഉണ്ടായിട്ടില്ലേ ഉം അവര് അങ്ങനൊരു കഥ ഞാൻ പിന്നെ girls ൻ്റെ പ്രശ്നായോണ്ട് അതിലേക്ക് പോകലില്ല അതെ അതെ ഞാൻ പിന്നെ full ഇങ്ങനെ boys ൻ്റെ only mass ആയിട്ടാ നടക്കുക എനിക്കിങ്ങനെ girls നോട് over സം സംസാരിക്കും ക്ഷേ over സംസാരിക്കുന്നതൊന്നും ഇഷ്ടല്ല ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കുന്നെങ്ങാണ്ട് ഉം നമ്മുടെ ആ arts ൻ്റെ ദിവസങ്ങളൊക്കെ ആലോചിക്കുമ്പോളേ നല്ല സങ്കടമുണ്ട്

commerce നമ്മളെ പരിപാടിയൊക്കെ ഉഷാറായി dance ഉം അതെയതെ അരുണിൻ്റെ ഓരോരോ step കൾ ഓഹ് ചിരിപ്പിക്കല്ലേ നീ എയ് എന്താലും ഓർമകളല്ലേ എല്ലാ school life എന്ന് പറഞ്ഞാൽ അതൊരു ഉഷാർ തന്നെയാടാ ഞമ്മക്ക് പഠിക്കാനും അങ്ങനെ പക്ഷെ school life കഴിഞ്ഞാലു ആന്നു അയിൻ്റെ value മനസിലാവുക ഓ എത്ര വീട്ടിലിരുന്നിട്ടും school ക്കു പോകാൻ പൂതിയായിട്ടുക്കണില്ല ശരിയാണ് എമ്മാതിരി താല്പര്യ എന്താണേലും ഒരുദിവസം നമുക്കെല്ലാരിക്കും കൂടാം ആഹ് കൂടണം ഇത് കയ്യണം

ആഹ് sir നിപ്പോ നല്ല contact ഉണ്ട് ആഹ് വേറെപ്പോ പ്പോ contact വേറെ ഇതാ അപർണ അങ്ങനെ കുറച്ചു friends ഉണ്ട് class ത്തെ അങ്ങനെ നിനക്ക് എല്ലാം അറിയാം ഇല്ലേ last സെ sent off ൻ്റെ അന്ന് ആര വകയായിരുന്നു food food ഞമ്മളെ canteen ഇല്ലേ canteen ലെ ഷെമീറോ ആഹ് ഞമ്മളെ ഷെമീർക്ക ആഹ് ഒലോക് എന്നെ food sir മ്മാര് നമ്മളെ commerce കാര് sir മാർക്ക്

ആഹ് നമ്മളെ കുതിരകളിച്ചു നടന്നിട്ടാണ് കച്ചറ കാട്ടി നടന്നിട്ട് ഇല്ലേ ഉം പക്ഷെ അതൊക്കെ ഒരു അങ്ങനെയൊന്ന് ചെയ്യുന്നതാണ് പിന്നെ അത് കയ്‌ഞ്ഞാൽ സങ്കടാവും ആഹ് അത് ഓരോ സമയത്ത് പിന്നെ ഈ sir മ്മാര് commerce കാരെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാനും ഉം അതൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല

ഓഹ് school life അടിപൊളിയാണ് ഞാനൊക്കെ എത്രയോ സന്തോഷിച്ചു ക്ഷേ ഞാനൊക്കെ ആദ്യം ക്കെ കണ്ടോ എട്ടിലും ഒമ്പതിലും tenth ഉം ഒക്കെ പഠിക്കുമ്പോ full കച്ചറ അലമ്പേനു ശ്ശെ plus one plus two ന്നോ അങ്ങനെ അലമ്പ് കാട്ടിട്ടില്ല ശരിയാണ് ഞാൻ പറയുന്ന കെട്ടിട്ടുണ്ട് അതെ എൻ്റെ കാക്കുമാരും എല്ലാരും ആട കച്ചറ ആക്കി വീട്ടിക്കൊക്കെ വിളിച്ചിക്കുന്നു പക്ഷെ എനിക്കെന്താ എൻ്റെ മൂത്താപ്പ എനിക്ക് admision തന്നതുകൊണ്ട് എനിക്ക് കച്ചറ ഞാൻ ഉണ്ടാക്കിട്ടില്ല

ഞാനും അങ്ങനെത്തന്നെ ഞാൻ പിന്നെ അങ്ങനെ കച്ചറ ഒന്നും പോകലില്ല ഈ exam എങ്ങനെ ഉണ്ടായിന്ന exam പോക്കേ അടിപൊളി ആയിനു ചില വിഷയങ്ങള് ആ CAenglish ഒക്കെ കുറച്ചു tough ഏന്നു ആഹ് ഏർ ചേലെ മാഷമ്മാര് ഇങ്ങോട്ട് കേറി വരും കോപ്പിയടിച്ചാൻ ആക്കുല ഞാൻ പിന്നെ കുറച്ചൊക്കെ പഠിച്ചേനു പിന്നെ ആഹ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ pass ആയി ഞാൻ പിന്നെ full തുണ്ട് ഐന് ഏത് sir മാറും teacher മാരും വന്നാലും ഇന്ന പുടിച്ചാ കിട്ടൂല ആഹ് ഈ ഒരു കില്ലാഡിയാ അല്ലെ